objectsസൃഷ്ടിക്കുന്നതിനെ പറ്റിയുള്ള സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് റഫറൻസ് വേരിയബിൾസ് ഒബ്ജക്റ്റ്സ് സൃഷ്ടിക്കുന്നത് objectsന് വേണ്ടിയുള്ള മെമ്മറി അലോക്കേഷൻ ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ജെഡികെ 16 എക്ലിപ്സ് ഇടെ 370 ഈ ട്യൂട്ടോറിയലിനായി ഒരു ലളിതമായ ക്ലാസ് Eclipseൽ സൃഷ്ടിക്കുവാൻ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
variablesഉം methodsഉം ചേരുന്നതാണ് ഒരു classലെ അംഗങ്ങൾ എന്ന് നമുക്ക് അറിയാമല്ലോ
ഒരു ക്ലാസ്സിലെ അംഗങ്ങളെ ആക്സസ് ചെയ്യുന്നതിനായി ആ classന് വേണ്ടി ഒരു ഒബ്ജക്ട് സൃഷ്ടിക്കണം
എന്താണ് ഒരു ഒബ്ജക്ട് എന്ന് നോക്കാം
ഒബ്ജക്ട് ഒരു ക്ലാസ്സിന്റെ മാതൃക ആണ്
ഓരോ objectനും അതിന്റെ അവസ്ഥയും പ്രവർത്തികളും ഉണ്ട്
കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ പറഞ്ഞ മനുഷ്യ വർഗം എന്ന ഉദാഹരണം ഓർമിക്കുക
ഫീൽഡ്സ് അല്ലെങ്കിൽ variablesൽ ഒബ്ജക്ട് അതിന്റെ അവസ്ഥ സ്റ്റോർ ചെയ്യുന്നു
അതിന്റെ പ്രവർത്തനങ്ങൾക്കായി മെത്തോഡ്സ് ഉപയോഗിക്കുന്നു
റഫറൻസ് variablesനെ കുറിച്ച് ഇപ്പോൾ പഠിക്കാം
Javaയിലെ 8 അടിസ്ഥാന ഡേറ്റ ടൈപ്പുകളെ കുറിച്ച് നമുക്ക് അറിയാം
പ്രൈമിറ്റീവ് അല്ലാത്ത മറ്റ് ടൈപ്പുകൾ objectsനെ റെഫർ ചെയ്യുന്നു
objectsനെ റെഫർ ചെയ്യുന്ന വേരിയബിളുകളെ റഫറൻസ് വേരിയബിൾസ് എന്ന് പറയുന്നു
കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ സൃഷ്ടിച്ച സ്റ്റുഡെന്റ് classലേക്ക് പോകാം
ഈ classൽ നിന്നും മെയിൻ മെത്തോട് നീക്കം ചെയ്യുന്നു
Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക
അതേ പ്രൊജക്റ്റിൽ ടെസ്റ്റ്സ്റ്റുഡെന്റ് എന്ന മറ്റൊരു ക്ലാസ്സ് സൃഷ്ടിക്കുക
ഞാൻ ഇത് നേരത്തേ തയ്യാറാക്കിയിട്ടുണ്ട്
ഈ ക്ലാസ്സിൽ മെയിൻ മെത്തോട് ഉണ്ട്
മെയിൻ methodനുള്ളിൽ സ്റ്റുഡെന്റ് classന്റെ ഒരു ഒബ്ജക്ട് സൃഷ്ടിക്കുന്നു
അതിനായി മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക
സ്റ്റുഡെന്റ് സ്പേസ് സ്റ്റഡ്1 ഇക്വൽ ടോ ന്യൂ സ്പേസ് സ്റ്റുഡെന്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ സെമിക്കോളൻ
സ്റ്റുഡെന്റ് classന്റെ ഒരു ഒബ്ജക്ട് സൃഷ്ടിച്ചു
ഇവിടെ ഒബ്ജക്ട് സൃഷ്ടിക്കപ്പെട്ട classന്റെ പേരാണ് സ്റ്റുഡെന്റ്
സ്റ്റുഡെന്റ് ക്ലാസ്സിന്റെ ഒരു objectനെ റെഫർ ചെയ്യുന്നതിനുള്ള റഫറൻസ് വേരിയബിൾ ആണ് സ്റ്റഡ്1
ന്യൂ കീവേർഡ് ഒരു പുതിയ ഒബ്ജക്ട് സൃഷ്ടിക്കുന്നതിനായി മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നു
ശ്രദ്ധിക്കുക സ്റ്റഡ്1 സ്റ്റുഡെന്റ് classന്റെ ഒബ്ജക്ട് അല്ല
ഇത് objectന്റെ റെഫറൻസ് മാത്രമാണ്
stud1ൽ എന്താണ് ഉൾകൊള്ളുന്നത് എന്ന് നോക്കാം
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ സ്റ്റഡ്1 കണ്ടെയിൻസ് സ്പേസ് പ്ലസ് സ്റ്റഡ്1 എന്നിട്ട് സെമിക്കോളൻ

ടെസ്റ്റ്സ്റ്റുഡെന്റ് ഡോട്ട് ജാവ എന്ന ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നു
ഇവിടെ സ്റ്റുഡെന്റ് പുതിയ ഒബ്ജക്ട് സൃഷ്ടിക്കപ്പെട്ട ക്ലാസ്സിന്റെ പേരാണ്
രണ്ടാമത്തെ ഭാഗം പുതുതായി സൃഷ്ടിക്കപ്പെട്ട objectന്റെ മെമ്മറി അഡ്രസ് ആണ്
സ്റ്റഡ്1 ഉപയോഗിച്ച് നമുക്ക് സ്റ്റുഡെന്റ് classന്റെ fieldsഉം methodsഉം ആക്സസ് ചെയ്യാൻ കഴിയുന്നു
ഇതിനെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം
ഇപ്പോൾ സ്റ്റുഡെന്റ് classന്റെ ഒരു ഒബ്ജക്ട് കൂടി സൃഷ്ടിക്കുന്നു
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് സ്പേസ് സ്റ്റഡ്2 ഇക്വൽ ടോ ന്യൂ സ്പേസ് സ്റ്റുഡെന്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ semi കോളൻ

അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ സ്റ്റഡ്2 കണ്ടെയിൻസ് സ്പേസ് പ്ലസ് സ്റ്റഡ്2 എന്നിട്ട് സെമിക്കോളൻ

ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഇവിടെ stud1ഉം stud2ഉം രണ്ട് വ്യത്യസ്ഥ objectകളെ റെഫർ ചെയ്യുന്നു
അതായത് stud1ഉം stud2ഉം രണ്ട് വ്യത്യസ്ഥ സ്റ്റുഡന്റുകളെ റെഫർ ചെയ്യുന്നു
അവർക്ക് വ്യത്യസ്ഥമായ പേരും റോൾ നമ്പറും ഉണ്ടായിരിക്കും
ഇവിടെ ചില മാറ്റങ്ങൾ വരുത്താം
ഇവിടെ ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് സ്റ്റഡ്2 ഇക്വൽ ടോ സ്റ്റഡ്1
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഇവിടെ stud1ഉം സ്റ്റഡ്2 ഉം ഒരേ objectനെ റെഫർ ചെയ്യുന്നതായി കാണാം
അതായത് stud1ഉം സ്റ്റഡ്2 ഉം റെഫർ ചെയ്യുന്നത് ഒരേ റോൾ നമ്പറും പേരും ഉള്ള സ്റ്റുഡന്റിനെ തന്നെയാണ്

ഇവിടെ പഠിച്ചത് റഫറൻസ് വേരിയബിൾസ്
ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒബ്ജക്ട് സൃഷ്ടിക്കുന്നത്
റഫറൻസസ് അസൈൻ ചെയ്യുന്നത്
ഒരു അസൈൻമെന്റ് ടെസ്റ്റംപ്ലോയി എന്ന് പേരുള്ള ഒരു ക്ലാസ്സ് സൃഷ്ടിക്കുക
എംപ്1 എന്ന റെഫറൻസ് വേരിയബിൾ ഉപയോഗിച്ച് എംപ്ലോയി classന്റെ ഒരു ഒബ്ജക്ട് സൃഷ്ടിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്